എന്റെ പ്രിയപ്പെട്ട ജനങ്ങളേ നമസ്കാരം
ഇന്ന് ജനുവരി 26 ആണ്
റിപ്പബ്ലിക് ഡേ എന്നറിയപ്പെടുന്ന ഗണതന്ത്രദിവസത്തിന്റെ അനേകം അനേകം ശുഭാശംസകൾ
2020 ൽ ആദ്യമായി മൻ കീ ബാത്ത് ൽ ഒത്തു കൂടുകയാണ്
ഈ വർഷത്തിലെ ആദ്യത്തെ പരിപാടിയാണിത് ഈ ദശകത്തിലെയും ആദ്യത്തെ പരിപാടിയാണ്
സുഹൃത്തുക്കളേ ഇപ്രാവശ്യം റിപ്പബ്ലിക് ദിനാഘോഷം കാരണം മൻ കീ ബാത്തി ന്റെ സമയത്തിൽ അൽപ്പം മാറ്റം വരുത്തുന്നത് ഉചിതമായിരിക്കുമെന്നു തോന്നി
അതുകൊണ്ട് ഇന്ന് മറ്റൊരു സമയം നിശ്ചയിച്ചാണ് നിങ്ങളോട് മൻ കീ ബാത്ത് പറയുന്നത്
സുഹൃത്തുക്കളേ ദിനം മാറുന്നു ആഴ്ചകൾ മാറുന്നു മാസങ്ങൾ മാറുന്നു വർഷങ്ങൾ മാറുന്നു എങ്കിലും ഭാരതത്തിലെ ആളുകളുടെ ഉത്സാഹവും നമ്മളും ഒട്ടും പിന്നിലല്ല നാം എന്തെങ്കിലുമൊക്കെ ചെയ്യുകതന്നെ ചെയ്യും
ചെയ്യാനാകും ചെയ്യാനാകും എന്ന ഈ വികാരം ദൃഡനിശ്ചയം രൂപപ്പെട്ടുവരുന്നു
രാജ്യത്തിനും സമൂഹത്തിനും വേണ്ടി എന്തെങ്കിലും ചെയ്യാനുള്ള വികാരം ദിവസേന മുമ്പത്തേക്കാളുമധികം ബലപ്പെട്ടു വരുന്നു
സുഹൃത്തുക്കളേ മൻ കീ ബാത്തിന്റെ വേദിയിൽ നാം ഒരിക്കൽ കൂടി ഒത്തുചേരുകയാണ്
പുതിയ പുതിയ വിഷയങ്ങൾ ചർച്ച ചെയ്യാനും രാജ്യത്തെ ജനങ്ങളുടെ പുതിയ പുതിയ നേട്ടങ്ങളെക്കുറിച്ച് അഭിമാനിക്കാനും ആഘോഷിക്കാനും മൻ കീ ബാത്ത് പങ്കുവയ്ക്കാനും പഠിക്കാനും ഒരുമിച്ചു വളരാനുമുള്ള ഒരു നല്ല സ്വഭാവികമായ വേദിയായി മാറിയിരിക്കയാണ്
എല്ലാ മാസവും ആയിരക്കണക്കിന് ആളുകൾ തങ്ങളുടെ അഭിപ്രായങ്ങൾ തങ്ങളുടെ ശ്രമങ്ങൾ തങ്ങളുടെ അനുഭവങ്ങൾ നമ്മോടു പങ്കു വയ്ക്കുന്നു
അവയിൽനിന്ന് സമൂഹത്തിന് പ്രേരണ ലഭിക്കണം എന്ന ഉദ്ദേശ്യത്തോടുകൂടി ചില കാര്യങ്ങൾ ആളുകളുടെ അസാധാരണമായ ശ്രമങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാൻ അവസരം ലഭിക്കുന്നു
ആരോ ചെയ്തുകാട്ടിയിട്ടുണ്ട് അതുകൊണ്ട് നമുക്കും ചെയ്തുകൂടേ നമുക്ക് ആ പരീക്ഷണം രാജ്യമെങ്ങും നടപ്പിലാക്കി ഒരു വലിയ മാറ്റം കൊണ്ടുവരാനാകുമോ അതിനെ സമൂഹത്തിന്റെ ഒരു സ്വഭാവികമായ ശീലമായി വളർത്തി ആ മാറ്റത്തെ സ്ഥിരമാക്കി മാറ്റാനാകുമോ അങ്ങനെയുള്ള ചില ചോദ്യങ്ങൾക്കുത്തരം അന്വേഷിച്ചന്വേഷിച്ച് എല്ലാ മാസങ്ങളിലും മൻ കീ ബാത്തിൽ ചില അഭ്യർത്ഥനകൾ ചില ആഹ്വാനങ്ങൾ നടത്തുന്നു
ചിലതു ചെയ്തു കാട്ടാനുള്ള നിശ്ചയങ്ങളുടെ പരമ്പരയ്ക്ക് തുടക്കം കുറിക്കുന്നു
കഴിഞ്ഞ പല വർഷങ്ങളിലും നാം പല ചെറിയ ചെറിയ നിശ്ചയങ്ങളെടുത്തിട്ടുണ്ട്
ഉദാഹരണത്തിന് ഒരിക്കൽ മാത്രം ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് വേണ്ടെന്ന് നോ റ്റു സിംഗിൾ യൂസ് പ്ലാസ്റ്റിക് ഖാദി തദ്ദേശീയമായവ എന്നിവ വാങ്ങലിന്റെ കാര്യം സ്വച്ഛതയുടെ കാര്യം തുടങ്ങിയവ പിന്നെ പെൺകുട്ടികളെ ആദരിക്കലിന്റെയും അഭിമാനത്തിന്റെയും ചർച്ചയാണെങ്കിലും പണം കുറഞ്ഞ സമ്പദ് ഘടന എന്നിവയൊക്കെ നാം ചർച്ച ചെയ്തു
ഇതുപോലുള്ള കുന്നോളം നിശ്ചയങ്ങളുടെ പിറവി നമ്മുടെ ഈ അല്ലറചില്ലറ മൻ കീ ബാത്തിലാണ് നടന്നത്
ഇതിനുള്ള ശക്തി നല്കിയതും നിങ്ങളൊക്കെത്തന്നെയാണ്
എനിക്ക് വളരെ സ്നേഹം നിറഞ്ഞ ഒരു കത്തു കിട്ടി
ബീഹാറിൽ നിന്നുള്ള ശ്രീ
ശൈലേഷിന്റെ കത്ത്
വാസ്തവത്തിൽ ഇപ്പോൾ അദ്ദേഹം ബീഹാറിലല്ല
അദ്ദേഹം ദില്ലിയിൽ ജീവിച്ചുകൊണ്ട് ഏതോ എൻ
ഒയുടെ കൂടെ പ്രവർത്തിക്കയാണ് എന്നാണു പറഞ്ഞത്
ശ്രീ ശൈലേഷ്ജി എഴുതുന്നു മോദി ജീ അങ്ങ് എല്ലാ മൻ കീ ബാത്തിലും ചില അഭ്യർഥനകൾ നടത്താറുണ്ട്
ഞാൻ അതിൽ പല കാര്യങ്ങളും ചെയ്യുകയുണ്ടായി
ഈ തണുപ്പുകാലത്ത് ഞാൻ ആളുകളുടെ വീടുകളിൽ നിന്നും വസ്ത്രങ്ങൾ സംഭരിച്ച് അത്യാവശ്യക്കാർക്ക് വിതരണം ചെയ്തിട്ടുണ്ട്
ഞാൻ മൻ കീ ബാത്ത്് ൽ പ്രേരിതനായി പല കാര്യങ്ങളും ചെയ്യാൻ തുടങ്ങി
എന്നാൽ പിന്നെ സാവധാനം ചിലതു ഞാൻ മറന്നു പോയി ചിലത് വിട്ടുപോയി
ഞാൻ ഈ പുതു വർഷത്തിൽ മൻ കീ ബാത്തുമായി ബന്ധപ്പെടുത്തി ഒരു കാര്യപദ്ധതി തയ്യാറാക്കിയിട്ടുണ്ട് അതിൽ ഈ കാര്യങ്ങളുടെയെല്ലാം ഒരു പട്ടികയുണ്ട്
ആളുകൾ പുതു വർഷത്തിൽ പൂതിയ നിശ്ചയങ്ങളെടുക്കുന്നതുപോലെ
മോദിജീ ഇതെന്റെ പുതുവർഷത്തിലെ സാമൂഹിക പ്രമേയമാണ്
ഇതെല്ലാം ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിലും വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാനാകുന്നതാണെന്ന് എനിക്കു തോന്നുന്നു
ഈ കാര്യപരിപാടിയ്ക്ക്് അങ്ങയുടെ കൈയൊപ്പു നൽകി എനിക്ക് തിരികെ അയച്ചു തരാമോ ശൈലേഷ് ജീ അങ്ങയ്ക്ക് വളരെ വളരെ അഭിനന്ദനങ്ങൾ ശുഭാശംസകൾ
അങ്ങയുടെ പുതു വർഷത്തിലെ കാര്യപരിപാടി മൻ കീ ബാത്ത് ചാർട്ടർ എന്ന പരിപാടി വളരെ പുതുമയുള്ളതാണ്
ഞാൻ എന്റെ ശുഭാശംസകൾ രേഖപ്പെടുത്തി ഇത് തീർച്ചയായും അങ്ങയ്ക്ക് തിരികെ അയയ്ക്കും
സുഹൃത്തുക്കളേ ഈ മൻ കീ ബാത്ത്് ചാർട്ടർ ഞാൻ വായിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇതിൽ ഇത്രയധികം കാര്യങ്ങളുണ്ടല്ലോ എന്ന് എനിക്കുതന്നെ ആശ്ചര്യം തോന്നി
ഇത്രയധികം ഹാഷ്ടാഗുകൾ ഇതിലുണ്ട് കൂടാതെ നാം ഒരുമിച്ച് വളരെയധികം പരിശ്രമങ്ങൾ നടത്തിയെന്നും ഇത് കാട്ടിത്തരുന്നു
ചിലപ്പോൾ നാം സന്ദേശ് ടു സോൾജിയേഴ്സ് സൈനികർക്കുള്ള സന്ദേശത്തിനൊപ്പം നമ്മുടെ ജവാന്മാരുമായി വൈകാരിമായ രീതിയിൽ ഉറപ്പോടെ ഒരുമിക്കാനുള്ള മുന്നേറ്റം നടത്തി ഖാദി ഫോർ നേഷൻഖാദി ഫോർ ഫാഷൻ രാജ്യത്തിനു ഖാദി ഫാഷനു ഖാദി എന്ന പരിപാടിയിലൂടെ ഖാദി വില്പനയ്ക്ക് ഒരു പുതിയ ലക്ഷ്യം ഉണ്ടാക്കിക്കൊടുത്തു
ബൈ ലോക്കൽ എന്ന മന്ത്രം പ്രചരിപ്പിച്ചു
നാം ഫിറ്റെങ്കിൽ ഇന്ത്യ ഫിറ്റ് നമുക്കാരോഗ്യമെങ്കിൽ ഇന്ത്യയ്ക്കാരോഗ്യം എന്ന പരിപാടിയിലൂടെ ആരോഗ്യത്തെക്കുറിച്ച് ജാഗ്രത വർധിപ്പിച്ചു
എന്റെ നിർമ്മല ഭാരതം മൈ ക്ലീൻ ഇന്ത്യാ സ്റ്റാച്യു ക്ലീനിംഗ് ശ്രമങ്ങളിലൂടെ സ്വച്ഛതയ്ക്ക് ജനമുന്നേറ്റത്തിന്റെ രൂപം കൊടുത്തു
നോ ടു ഡ്രഗ്സ് ഭാരത് കീ ലക്ഷ്മി സെൽഫ് ഫോർ സൊസൈറ്റി സ്ട്രസ്സ് ഫ്രീ എക്സാം സുരക്ഷാ ബന്ധൻ ഡിജിറ്റൽ എക്കണോമി റോഡ് സേഫ്റ്റി എന്നിങ്ങനെ എണ്ണമറ്റ പരിപാടികൾ
ശൈലേഷ് ജീ അങ്ങയുടെ ഈ മൻ കീ ബാത്ത് ചാർട്ടർ കണ്ടിട്ട് പട്ടിക വളരെ നീണ്ടതാണെന്ന ബോധമുണ്ടായി
വരൂ ഈ യാത്ര തുടരാം
ഈ മൻ കീ ബാത്ത് ചാർട്ടറിൽ നിന്ന് താത്പര്യമുള്ള ഏതെങ്കിലുമൊരു കാര്യം തിരഞ്ഞെടുക്കൂ
ഹാഷ്ടാഗ് ഉപയോഗിച്ച് സ്വന്തം അഭിപ്രായം അഭിമാനത്തോടെ എല്ലാവരുമായി പങ്കുവയ്ക്കൂ
സുഹൃത്തുക്കളെ കുടുംബത്തെ എല്ലാവരെയും പ്രോത്സാഹിപ്പിക്കൂ
എല്ലാ ഭാരതീയരും ഒരു ചുവട് നടക്കുമ്പോൾ നമ്മുടെ ഭാരതവർഷം 130 കോടി ചുവട് മുന്നോട്ടു നീങ്ങുന്നു
അതുകൊണ്ട് ചരൈവേതിചരൈവേതിചരൈവേതി മുന്നോട്ടു നീങ്ങുക മുന്നോട്ടു നീങ്ങുക എന്ന മന്ത്രവുമായി ശ്രമം തുടർന്നുകൊണ്ടേയിരിക്കുക
പ്രിയപ്പെട്ട ജനങ്ങളേ നമ്മൾ മൻ കീ ബാത്ത്് കർമ്മപദ്ധതിയെക്കുറിച്ചു സംസാരിച്ചു
സ്വച്ഛതയ്ക്കു ശേഷം ജനപങ്കാളിത്തത്തിന്റെ വികാരം ഒരു പങ്കാളിത്ത മനോഭാവം ഇന്ന് മറ്റൊരു മേഖലയിൽക്കൂടി വളരേവേഗം പരക്കുകയാണ് അതാണ് ജലംസംരക്ഷണമെന്ന വികാരം
ജലസംരക്ഷണത്തിന് പല വ്യാപകങ്ങളായ പുതുമയാർന്ന ശ്രമങ്ങൾ രാജ്യത്തിന്റെ എല്ലാ മൂലകളിലും നടക്കുന്നുണ്ട്
കഴിഞ്ഞ മൺസൂൺ കാലത്ത് ആരംഭിച്ച ജലശക്തി അഭിയാൻ ജനങ്ങളുടെ പങ്കാളിത്തം കൊണ്ട് വളരെയധികം വിജയത്തിലേക്ക് മുന്നോട്ടു നീങ്ങുകയാണ്
നിരവധി തടാകങ്ങളുടെയും കുളങ്ങളുടെയും നിർമ്മാണം നടന്നു
ഏറ്റവും വലിയ കാര്യം ഈ ജനമുന്നേറ്റത്തിൽ സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളിലും പെട്ട ആളുകൾ തങ്ങളുടെ പങ്കു നൽകി എന്നതാണ്
ഇപ്പോൾ രാജസ്ഥാനിലെ ഝാലോർ ജില്ല കണ്ടുനോക്കൂ അവിടത്തെ രണ്ട് ചരിത്രപ്രസിദ്ധങ്ങളായ തടാകങ്ങൾ ചപ്പുചവറുകളും വൃത്തികെട്ട ജലവും കൊണ്ട് നിറഞ്ഞു കിടക്കുകയായിരുന്നു
ഭദ്രായുൻ ധാനവാലാ എന്നീ പഞ്ചായത്തുകളിലെ നൂറുകണക്കിന് ആളുകൾ ജലശക്തി അഭിയാൻ പരിപാടിപ്രകാരം ഇവ പുനരുജ്ജീവിക്കാൻ നിശ്ചയിച്ചു
മഴയ്ക്കു മുമ്പ് അവർ ഈ തടാകങ്ങളിൽ നിന്ന് കെട്ടിക്കിടന്ന വൃത്തികെട്ട വെള്ളവും ചച്ചുചവറുകളും ചേറുമെല്ലാം മാറ്റി വൃത്തിയാക്കുന്നതിന് ഒത്തു ചേർന്നു
ഈ ജനമുന്നേറ്റത്തിന് ചിലർ ശ്രമദാനം ചെയ്തപ്പോൾ ചിലർ ധനം നല്കി സഹായിച്ചു
ഇതിന്റെ പരിണതിയെന്നപോലെ ഈ തടാകങ്ങൾ ഇന്ന് ഇവിടത്തെ ജീവൻരേഖ ആയി മാറിയിരിക്കുന്നു
ഉത്തർ പ്രദേശിലെ ബാരാബങ്കിയിലേതും ഇതുപോലെതന്നെയുള്ള കഥയാണ്
ഇവിടെ 43 ഹെക്ടറിൽ പരന്നു കിടന്നിരുന്ന സരാഹി തടാകം അവസാനശ്വാസം വലിക്കുകയായിരുന്നു
എന്നാൽ ഗ്രാമീണർ തങ്ങളുടെ ദൃഢനിശ്ചയത്തിന്റെ ബലത്തിൽ ഇതിന് പുതുജീവനേകി
ഇത്രയും വലിയ ദൌത്യത്തിന്റെ വഴിയിൽ ഇവർ ഒരു കുറവും തടസ്സമായി വരാൻ അനുവദിച്ചില്ല
ഒന്നിനു പിറകെ ഒന്നായി പുതിയ ഗ്രാമങ്ങൾ പരസ്പരം ബന്ധപ്പെട്ടു
ഇവർ തടാകത്തിന്റെ ചുറ്റും ഒരു മീറ്റർ ഉയരത്തിൽ മതിൽ കെട്ടി
ഇപ്പോൾ തടാകം നിറയെ ജലമാണ് ചുറ്റുപാടുമുള്ള അന്തരീക്ഷം പക്ഷികളുടെ കളകളാരവം കൊണ്ട് മുഖരിതവുമാണ്
ഉത്തരാഖണ്ഡിലെ അൽമോഡഹല്ദ്വാനി ഹൈവേയുമായി ചേർന്നുള്ള സുനിയാകോട് ഗ്രാമത്തിൽനിന്നും ഇതുപോലെ ജനപങ്കാളിത്തത്തിന്റെ ഒരു മാതൃക കാണാനാകും
ഗ്രാമീണർ ജലദൌർലഭ്യത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഗ്രാമത്തിലേക്ക് സ്വയം വെള്ളം എത്തിക്കാൻ തീരുമാനിച്ചു
പിന്നെന്തു സംഭവിച്ചു ആളുകൾ പണം പങ്കിട്ടെടുത്തു പദ്ധതി രൂപപ്പെട്ടു ശ്രമദാനം നടന്നു ഏകദേശം ഒരു കിലോമീറ്റർ ദൂരെ നിന്നും ഗ്രാമം വരെ പൈപ്പിട്ടു
പമ്പിംഗ് സ്റ്റേഷനുണ്ടാക്കി പിന്നെ നോക്കിനിൽക്കെ ദശകങ്ങളായി നീണ്ടുപോന്നിരുന്ന പ്രശ്നത്തിന് എന്നന്നേക്കുമായി സമാധാനമായി
അതേസമയം തമിഴ്നാട്ടിൽ നിന്ന് ബോർവെല്ലിനെ മഴവെള്ളസംഭരണത്തിനുള്ള ഒരു മാർഗ്ഗമാക്കി മാറ്റാനുള്ള വളറെ പുതുമ നിറഞ്ഞ ആശയം മുന്നോട്ടു വന്നിട്ടുണ്ട്
രാജ്യമെങ്ങും ജലംസംരക്ഷണവുമായി ബന്ധപ്പെട്ട അസംഖ്യം കഥകൾ വരുന്നുണ്ട് ഇവ പുതുഭാരതം ന്യൂ ഇന്ത്യ എന്ന സങ്കൽപ്പത്തിന് ശക്തിപകരുന്നു
ഇന്നു നമ്മുടെ ജലശക്തി ചാമ്പ്യന്മാരുടെ കഥകൾ കേൾക്കാൻ രാജ്യമാകെയും ആകാംക്ഷയോടെ ഇരിക്കുന്നു
ജലാശയങ്ങളുണ്ടാക്കാനും ജലസംരക്ഷത്തിനുമായി ബന്ധപ്പെട്ടും ചെയ്ത സ്വന്തമായതോ അല്ലെങ്കിൽ അടുത്തു നടക്കുന്നതോ ആയ കഥകൾ ഫോട്ടോ വീഡിയോ ജലശക്തിഫോർ ഇന്ത്യ യിൽ തീർച്ചയായും പങ്കുവയ്ക്കൂ എന്നാണ് എനിക്കു നിങ്ങളോട് അഭ്യർഥിക്കാനുള്ളത്
പ്രിയപ്പെട്ട ജനങ്ങളേ വിശേഷിച്ചും എന്റെ യുവ സുഹൃത്തുക്കളേ ഇന്ന് മൻ കീ ബാത്ത് ലൂടെ ഞാൻ അസം സർക്കാരിനും അസമിലെ ജനങ്ങൾക്കും ഖേലോ ഇന്ത്യാ എന്ന പരിപാടിക്ക് ആതിഥേയത്വമരുളിയതിന് വളരെ വളരെ ആശംസകൾ നേരുന്നു
സുഹൃത്തുക്കളേ ജനുവരി 22 ന് ഗുവാഹതിയിൽ മൂന്നാമത് ഖേലോ ഇന്ത്യാ ഗെയിംസിന്റെ സമാപനം കുറിക്കപ്പെട്ടു
ഇതിൽ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഏകദേശം ആറായിരം കളിക്കാർ പങ്കെടുത്തു
കളികളുടെ ഈ മഹോത്സവത്തിൽ 80 റെക്കോഡുകൾ ഭേദിക്കപ്പെട്ടു ഇവയിൽ 56 റെക്കോഡുകൾ ഭേദിച്ചത് പെൺകുട്ടികളാണ് എന്നതറിഞ്ഞാൽ നിങ്ങൾക്ക് ആശ്ചര്യം തോന്നും
ഈ നേട്ടമുണ്ടായത് പെൺകുട്ടികളുടെ പേരിലാണ്
ഞാൻ എല്ലാ വിജയികൾക്കുമൊപ്പം ഇതിൽ പങ്കെടുത്തവർക്കെല്ലാം ആശംസകൾ നേരുന്നു
അതോടൊപ്പം ഖേലോ ഇന്ത്യാ ഗെയിംസ് വിജയകരമായി സംഘടിപ്പിച്ചതിൽ ഇതുമായി ബന്ധപ്പെട്ട എല്ലാ അളുകൾക്കും പരിശീലകർക്കും ടെക്നിക്കൽ ഓഫീസർമാർക്കും നന്ദി രേഖപ്പെടുത്തുന്നു
എല്ലാ വർഷവും ഖേലോ ഇന്ത്യാ ഗെയിംസിൽ കളിക്കാരുടെ പങ്കാളിത്തം വർധിച്ചു വരുന്നത് നമുക്കേവർക്കും സന്തോഷം പകരുന്നു
സ്കൂൾ തലത്തിൽ കുട്ടികൾക്കിടയിൽ സ്പോർട്സിനോടുള്ള താത്പര്യം എത്രത്തോളം വർധിക്കുന്നു എന്നാണ് ഇതു പറയുന്നത്
2018 ൽ ഖേലോ ഇന്ത്യാ ഗെയിംസിന്റെ തുടക്കം കുറിക്കപ്പെട്ടപ്പോൾ ഇതിൽ മൂവായിരത്തഞ്ഞൂറ് കളിക്കാർ പങ്കെടുത്തിരുന്നുവെങ്കിലും വെറും മൂന്നു വർഷങ്ങൾക്കുള്ളിൽ കളിക്കാരുടെ എണ്ണം ആറായിരത്തിലധികമായി അതായത് ഏകദേശം ഇരട്ടി
ഇത്രമാത്രമല്ല വെറും മൂന്നു വർഷം കൊണ്ട് ഖേലോ ഇന്ത്യാ ഗെയിംസിലൂടെ മുപ്പത്തിരണ്ടായിരം പ്രതിഭാശാലികളായ കുട്ടികൾ വളർന്നു മുന്നോട്ടു വന്നിരിക്കുന്നു
ഇവരിൽ പല കുട്ടികളും ഇല്ലായ്മയിലും ദാരിദ്ര്യത്തിലും പഠിച്ചു വളർന്നവരാണ്
ഖേലോ ഇന്ത്യാ ഗെയിംസിൽ പങ്കെടുക്കുന്ന കുട്ടികളുടെയും അവരുടെ മാതാപിതാക്കളുടെയും ക്ഷമയുടെയും ദൃഢനിശ്ചയത്തിന്റെയും കഥകൾ എല്ലാ ഹിന്ദുസ്ഥാനികൾക്കും പ്രേരണയേകുന്നതാണ്
ഗുവാഹതിയിലെ പൂർണ്ണിമാ മണ്ഡലിന്റെ കാര്യമെടുക്കൂ അവർ ഗുവാഹതി കോർപ്പറേഷനിലെ ഒരു ശുചീകരണ തൊഴിലാളിയാണ്
എന്നാൽ അവരുടെ മകൾ മാളവിക ഫുട്ബോളിലും അവരുടെ ഒരു മകൻ സുജിത് ഖോഖോയിലും രണ്ടാമത്തെ മകൻ പ്രദീപ് ഹോക്കിയിലും അസമിനെ പ്രതിനിധീകരിച്ചു
തമിഴ്നാടിൽ നിന്നുള്ള യോഗാനന്ദന്റെ കഥയും ഇതുപോലെ അഭിമാനം കൊള്ളിക്കുന്നതാണ്
അദ്ദഹം തമിഴ്നാട്ടിൽ ബീഡിയുണ്ടാക്കുന്ന ജോലി ചെയ്യുന്നു
എന്നാൽ അദ്ദേഹത്തിന്റെ മകൾ പൂർണശ്രീ ഭാരോദ്വഹനം വെയ്റ്റ് ലിഫ്റ്റിംഗിൽ സ്വർണ്ണമെഡൽ നേടിക്കൊണ്ട് ഏവരുടെയും മനം കവർന്നു
ഞാൻ ഡേവിഡ് ബക്കാമിന്റെ പേരു പറയുമ്പോൾ നിങ്ങൾക്ക് പ്രസിദ്ധനായ അന്താരാഷ്ട്ര ഫുട്ബോളറെ ഓർമ്മ വരും
എന്നാൽ ഇപ്പോൾ നമ്മുടെ പക്കലും ഒരു ഡേവിഡ് ബെക്കാം ഉണ്ട്
അദ്ദേഹം ഗുവാഹതിയിൽ നടന്ന യൂത്ത് ഗെയിംസിൽ സ്വർണ്ണപ്പതക്കം നേടി
അതും സൈക്ലിംഗ് മത്സരത്തിൽ 200 മീറ്റർ സ്പ്രിന്റ് ഇവന്റിൽ
എന്നെ സംബന്ധിച്ചിടത്തോളം ഇരട്ട സന്തോഷം
ഞാൻ ആന്തമാൻ നിക്കോബാറിൽ പോയപ്പോൾ കാർനിക്കോബാർ ദ്വീപിൽ താമസിക്കുന്ന ഈ ഡേവിഡിന്റെ കാര്യം അറിഞ്ഞു
കുട്ടിക്കാലത്തുതന്നെ മാതാപിതാക്കളുടെ തണൽ നഷ്ടപ്പെട്ടിരുന്നു
അവന്റെ ചാച്ച അവനെ ഫുട്ബോളറാക്കാനാഗ്രഹിച്ചതുകൊണ്ട് പ്രസിദ്ധനായ ഫുട്ബോൾ കളിക്കാരന്റെ പേരാണ് നല്കിയത്
എന്നാൽ അവന്റെ മനസ്സ് സൈക്ലിംഗിലാണ് ഉറച്ചിരുന്നത്
ഖേലോ ഇന്ത്യാ സ്കീം പ്രകാരം തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു
ഇന്ന് കണ്ടില്ലേ അദ്ദേഹത്തിന് സൈക്ലിംഗിൽ കീർത്തിസ്തംഭം സ്ഥാപിക്കാൻ സാധിച്ചിരിക്കയാണ്
ഭിവാനിയിലെ പ്രശാന്ത് സിംഗ് കനയ്യ പോൾ വോൾട്ടിൽ സ്വന്തം ദേശീയ റെക്കോഡാണ് ഭേദിച്ചത്
19 വയസ്സുകാരനായ പ്രശാന്ത് ഒരു കർഷക കുടുംബത്തിൽ പെട്ടയാളാണ്
പ്രശാന്ത് സാധാരണ മണ്ണിലാണ് പോൾവോൾട്ട് അഭ്യസിച്ചിരുന്നതെന്നു കേട്ടാൽ നിങ്ങൾക്ക് ആശ്ചര്യം തോന്നും
ഇതറിഞ്ഞ സ്പോർട്സ് ഡിപ്പാർട്ട്മെന്റ് അദ്ദേഹത്തിന്റെ കോച്ചിന് ദില്ലിയിലെ ജവാഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ അക്കാദമി നടത്താൻ സഹായം ചെയ്തു ഇന്നു പ്രശാന്ത് അവിടെ പരിശീലനം നേടുകയാണ്
മുംബൈയിലെ കരീനാ ശാന്തയുടെ കഥയിലെ ഏതൊരു പരിതസ്ഥിതിയിലും പരാജയം സമ്മതിക്കാതിരിക്കാനുള്ള ആവേശം ആരെയും പ്രേരിപ്പിക്കുന്നതാണ്
കരീന നീന്തലിൽ 100 മീറ്റർ ബ്രസ്റ്റ് സ്ട്രോക് മത്സരത്തിൽ പങ്കെടുത്തു
അണ്ടർ 17 കാറ്റഗറിയിൽ സ്വർണ്ണമെഡൽ നേടി പുതിയ ദേശീയ റെക്കോർഡ് സ്ഥാപിച്ചു
പത്താം ക്ലാസിൽ പഠിക്കുന്ന കരീന മുട്ടിന് പരുക്കു പറ്റിയതു കാരണം പരിശീലനം ഉപേക്ഷിക്കേണ്ട സ്ഥിതിയും ഇടയ്ക്ക് ഉണ്ടാവുകയുണ്ടായി
എങ്കിലും കരീനയും അവളുടെ അമ്മയും ധൈര്യം കൈവിട്ടില്ല
പരിണതി ഇന്നു നമ്മുടെ മുന്നിലുണ്ട്
ഞാൻ എല്ലാ കളിക്കാർക്കും ഉജ്ജ്വലമായ ഭാവി ആശംസിക്കുന്നു
ഇതോടൊപ്പം ഞാൻ എല്ലാ ജനങ്ങൾക്കും വേണ്ടി ഇവരുടെയെല്ലാം മാതാപിതാക്കളെയും നമിക്കുന്നു അവരാണ് ദാരിദ്ര്യം തങ്ങളുടെ കുട്ടികളുടെ ഭാവിക്ക് തടസ്സമാകാൻ അനുവദിക്കാതിരുന്നത്
ദേശീയ സ്പോർട്സ് മത്സരങ്ങളിലൂടെ കളിക്കാർക്ക് അവർക്ക് കളിയിലുള്ള അഭിനിവേശം വ്യക്തമാക്കാൻ അവസരം കിട്ടുന്നു അതോടൊപ്പം മറ്റു സംസ്ഥാനങ്ങളുടെ സംസ്കാരത്തെ അടുത്തറിയാനും അവസരം ലഭിക്കുന്നു എന്നു നമുക്കെല്ലാമറിയാം
അതുകൊണ്ട് നാം ഖേലോ ഇന്ത്യാ യൂത്ത് ഗെയിംസിന്റെ അതേ നിലവാരത്തിൽത്തന്നെ എല്ലാ വർഷവും ഖേലോ ഇന്ത്യാ യൂണിവേഴ്സിറ്റി ഗെയിംസും നടത്താൻ തീരുമാനിച്ചിരിക്കയാണ്
സുഹൃത്തുക്കളേ അടുത്ത മാസം ഫെബ്രുവരി 22 മുതൽ മാർച്ച് 1 വരെ ഒഡിഷയിലെ കട്ടക്കിലും ഭുവനേശ്വറിലും ആദ്യത്തെ ഖേലോ ഇന്ത്യാ യൂണിവേഴ്സിറ്റി ഗെയിംസ് നടത്താൻ പോകുകയാണ്
ഇതിൽ പങ്കെടുക്കാൻ മൂവായിരത്തിലധികം കളിക്കാർ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്
പ്രിയപ്പെട്ട ജനങ്ങളേ പരീക്ഷയുടെ സീസൺ എത്തിയിരിക്കുന്നു
അതുകൊണ്ടുതന്നെ എല്ലാ വിദ്യാർഥികളും തങ്ങളുടെ തയ്യറെടുപ്പിന് അവസാനത്തെ രൂപം നൽകാൻ മുഴുകിയിരിക്കയായിരിക്കും
രാജ്യത്തെ കോടിക്കണക്കിന് വിദ്യാർഥി സുഹൃത്തുക്കൾക്കൊപ്പം പരീക്ഷയെക്കുറിച്ച് ചർച്ച നടത്തിയ അനുഭവത്തിനുശേഷം രാജ്യത്തെ യുവമനസ്സ് ആത്മവിശ്വാസം കൊണ്ട് നിറഞ്ഞിരിക്കയാണെന്നും എല്ലാ വെല്ലുവിളികളെയും നേരിടാൻ തയ്യാറാണെന്നും എനിക്ക് വിശ്വാസത്തോടെ പറയാനാകും
സുഹൃത്തുക്കളേ ഒരു വശത്ത് പരീക്ഷകളും മറുവശത്ത് തണുത്ത കാലാവസ്ഥയും ഇവയ്ക്കിടയിൽ സ്വയം ആരോഗ്യത്തോടെയിരിക്കൂ എന്നാണ് എനിക്കു നിങ്ങളോടു പറയാനുള്ളത്
അല്പസ്വല്പം വ്യായാമം തീർച്ചയായും ചെയ്യണം കുറച്ച് കളിക്കയും ചാടുകയുമൊക്കെ വേണം
കളികൾ ആരോഗ്യത്തോടെയിരിക്കാനുള്ള മൂലമന്ത്രമാണ്
ഫിറ്റ് ഇന്ത്യയുമായി ബന്ധപ്പെട്ട് നിരവധി പരിപാടികൾ നടക്കുന്നത് ഞാൻ ഈയിടെയായി കാണുന്നുണ്ട്
ജനുവരി 18 ന് യുവാക്കൾ രാജ്യമെങ്ങും സൈക്ലത്തോൺ സംഘടിപ്പിച്ചു
അതിൽ പങ്കെടുത്ത ലക്ഷക്കണക്കിന് ജനങ്ങൾ ഫിറ്റ്നസിന്റെ സന്ദേശം നല്കി
നമ്മുടെ നവഭാരതം പൂർണ്ണമായും ഫിറ്റാക്കി വയ്ക്കുന്നതിന് എല്ലാ തലത്തിലും കാണുന്ന ശ്രമങ്ങൾ ആവേശവും ഉത്സാഹവും നിറയ്ക്കുന്നതാണ്
കഴിഞ്ഞ വർഷം നവംബറിൽ ആരംഭിച്ച ഫിറ്റ് ഇന്ത്യാ സ്കൂൾ എന്ന തുടക്കവും ഇപ്പോൾ ഫലം കാണാൻ തുടങ്ങിയിരിക്കുന്നു
ഇതുവരെ 65000 ലധികം സ്കൂളുകൾ ഓൺലൈൻ രജിസ്ട്രേഷൻ നടത്തി ഫിറ്റ് ഇന്ത്യാ സ്കൂൾ സർട്ടിഫിക്കറ്റ് നേടിയിരിക്കുന്നു എന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞിട്ടുള്ളത്
രാജ്യത്തെ ബാക്കി എല്ലാ സ്കൂളുകളോടും എനിക്ക് അഭ്യർഥിക്കാനുള്ളത് അവർ തീർച്ചയായും ഫിസിക്കൽ ആക്റ്റിവിറ്റികളും കളികളും പഠനവുമായി ബന്ധപ്പെടുത്തി ഫിറ്റ് സ്കൂൾ ആകണമെന്നാണ്
ഇതോടൊപ്പം തങ്ങളുടെ ദിനചര്യയിൽ ശാരീരിക പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കണമെന്നാണ് എല്ലാ ജനങ്ങളോടും എനിക്ക് അഭ്യർഥിക്കാനുള്ളത്
നാം ഫിറ്റെങ്കിൽ ഇന്ത്യാ ഫിറ്റെന്ന് ദിവസേന സ്വയം ഓർമ്മപ്പെടുത്തൂ
പ്രിയപ്പെട്ട ജനങ്ങളേ രണ്ടാഴ്ച മുമ്പ് ഭാരതത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വ്യത്യസ്തങ്ങളായ ഉത്സവങ്ങളുടെ മേളമായിരുന്നു
പഞ്ചാബിൽ ലോഹ്ഡി ആവേശവും ഉത്സാഹവും പരത്തുകയായിരുന്നു
തമിഴ്നാട്ടിലെ സഹോദരിമാരും സഹോദരന്മാരും പൊങ്കൽ ആഘോഷിച്ചു തിരുവള്ളുവരുടെ ജയന്തി ആഘോഷിച്ചു
അസമിൽ ബിഹുവിന്റെ മനോഹരമായ ആഘോഷങ്ങൾ കാണാനായപ്പോൾ ഗുജറാത്തിൽ എല്ലായിടത്തും ഉത്തരായനം ആഘോഷിക്കപ്പെടുകയായിരുന്നു
പട്ടങ്ങൾ നിറഞ്ഞ ആകാശം കാണാനായി
ഇതേ സമയത്ത് ദില്ലിയിൽ ഒരു മഹത്തായ ഒത്തുതീർപ്പിൽ ഒപ്പിട്ടു
ഇതോടെ 25 വർഷം പഴയ ബ്രൂ റിയാംഗ് അഭയാർഥി പ്രശ്നം വേദനിപ്പിക്കുന്ന ഒരു അധ്യായത്തിന് അന്ത്യം കുറിക്കപ്പെട്ടു
എന്നന്നേക്കുമായി അവസാനിച്ചു
തിരക്കുപിടിച്ച ഉത്സവസീസൺ ആയിരിക്കെ നിങ്ങൾ ഒരുപക്ഷേ ഈ ചരിത്രംകുറിക്കുന്ന ഒത്തുതീർപ്പിനെക്കുറിച്ച് വിശദമായി അറിഞ്ഞിട്ടുണ്ടാവില്ല അതുകൊണ്ട് അതെക്കുറിച്ച് മൻ കീ ബാത്ത് ൽ നിങ്ങളോടു തീർച്ചായയും പറയണമെന്ന് എനിക്കു തോന്നി
90 കളിലെ ദശകത്തിലെ പ്രശ്നമായിരുന്നു
1997 ൽ ജാതിപരമായ സംഘർഷം കാരണം ബ്രു റിയാംഗ് ജനജാതിയിൽ പെട്ട ജനങ്ങൾക്ക് മിസോറാമിൽനിന്ന് രക്ഷപ്പെട്ട് ത്രിപുരയിൽ അഭയം തേടേണ്ടി വന്നിരുന്നു
ഈ അഭയാർഥികൾക്ക് വടക്കൻ ത്രിപുരയിലെ കഞ്ചൻപൂർ ൽ സ്ഥിതി ചെയ്യുന്ന താത്കാലിക ക്യാമ്പുകളിൽ താമസിക്കേണ്ടി വന്നു
ബ്രു റിയാംഗ് സമുദായത്തിൽ പെട്ട ആളുകൾക്ക് അഭയാർഥികളായി ജീവിച്ച് തങ്ങളുടെ ജീവിതത്തിലെ ഒരു വലിയ കാലം നഷ്ടമായി എന്നത് വളരെ വിഷമമുണ്ടാക്കുന്ന കാര്യമായിരുന്നു
ക്യാമ്പുകളിൽ ജീവിതം കഴിക്കുകയെന്നാൽ ഒരു അടിസ്ഥാന സൌകര്യവും ഇല്ലാതിരിക്കുക എന്നായിരുന്നു
23 വർഷത്തോളം വീടുമില്ല ഭൂമിയുമില്ല കുടുംബത്തിന് രോഗാവസ്ഥകളിൽ ചികിത്സയില്ല കുട്ടികൾക്ക് വിദ്യാഭ്യാസമില്ല അതിനുള്ള സൌകര്യങ്ങളുമില്ല
23 വർഷങ്ങൾ ക്യാമ്പുകളിലെ കഷ്ടം പിടിച്ച സ്ഥിതിയിൽ ജീവിക്കുകയെന്നത് അവരെ സംബന്ധിച്ചിടത്തോളം എത്ര കഷ്ടപ്രദമായിരുന്നിരിക്കും
ജീവിതത്തിലെ എല്ലാ നിമിഷങ്ങളിലും എല്ലാ ദിവസങ്ങളിലും ഒരു അനിശ്ചിതമായ ഭാവിയുമായി കഴിയുക എത്ര ബുദ്ധിമുട്ടായിരുന്നിരിക്കും സർക്കാരുകൾ വരുകയും പോവുകയും ചെയ്തുവെങ്കിലും ഇവരുടെ വേദനയ്ക്ക് പരിഹാരമുണ്ടായിരുന്നില്ല
എന്നാൽ ഇത്രയധികം കഷ്ടപ്പെട്ടു കഴിഞ്ഞിട്ടും ഭാരതത്തിന്റെ ഭരണകൂടത്തോടും സംസ്കാരത്തോടുമുള്ള അവരുടെ വിശ്വാസം അചഞ്ചലമായിരുന്നു
ഈ വിശ്വാസത്തിന്റെ പരിണതിയെന്നോണമാണ് അവരുടെ ജീവിതത്തിൽ ഇന്ന് പുതിയ പ്രഭാതം പൊട്ടിവിടർന്നിരിക്കുന്നത്
ഈ ഒത്തുതീർപ്പു പ്രകാരം അവർക്ക് അഭിമാനകരമായി ജീവിക്കാനാകുന്ന വഴി തുറക്കപ്പെട്ടിരിക്കയാണ്
അവസാനം 2020 ലെ പുതുവർഷം ബ്രൂറിയാംഗ് സമൂഹത്തിന്റെ ജീവിതത്തിൽ ഒരു പുതിയ ആശയുടെയും പ്രതീക്ഷയുടെയും കിരണവുമായി എത്തിയിരിക്കുന്നു
ഏകദേശം 34000 ബ്രൂ അഭയാർഥികളെ ത്രിപുരയിൽ താമസിപ്പിച്ചു
ഇത്രമാത്രമല്ല അവരുടെ പുനരധിവാസത്തിനും സർവ്വാംഗീണമായ വികസനത്തിനും കേന്ദ്ര സർക്കാർ ഏകദേശം 600 കോടി രൂപയുടെ സഹായവും ചെയ്യും
ഓരോ അഭയാർഥി കുടുംബത്തിനും ഭൂമി നല്കും
വീടുണ്ടാക്കാൻ അവർക്ക് സഹായം നല്കും
അതോടൊപ്പം അവർക്ക് റേഷനുള്ള ഏർപ്പാടുകളും ചെയ്തുകൊടുക്കും
അവർക്ക് കേന്ദ്രസർക്കാരിന്റെയും സംസ്ഥാന സർക്കാരിന്റെയും ജനോപകാരപ്രദങ്ങളായ പദ്ധതികളുടെ നേട്ടം ലഭിക്കും
ഈ ഒത്തു തീർപ്പ് പല കാരണങ്ങൾകൊണ്ടും വളരെ പ്രധാനമാണ്
ഇത് സഹകരണ ഫെഡറിലസമെന്ന സങ്കല്പ്പത്തെയാണ് കാട്ടിത്തരുന്നത്
ഒത്തുതീർപ്പിന് മിസോറാം ത്രിപുര സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ പങ്കെടുത്തിരുന്നു
ഈ ഒത്തുതീർപ്പ് രണ്ടു സംസ്ഥാനങ്ങളിലെയും ജനങ്ങളുടെ സമ്മതവും നന്മയിലുള്ള ആഗ്രഹം കൊണ്ടുമാണ് സാധിച്ചത്
ഇക്കാര്യത്തിൽ ഞാൻ രണ്ട് സംസ്ഥാനങ്ങളിലെയും ജനങ്ങളോടും അവിടത്തെ മുഖ്യമന്ത്രിമാരോടും വിശേഷാൽ നന്ദി രേഖപ്പെടുത്തുവാനാഗ്രഹിക്കുന്നു
ഈ ഒത്തുതീർപ്പ് ഭാരതീയ സംസ്കാരത്തിൽ ഉൾച്ചേർന്നിരിക്കുന്ന കാരുണ്യം സന്മനോഭാവം എന്നിവയാണ് പ്രകടമാക്കുന്നത്
എല്ലാവരെയും സ്വന്തമെന്നു കണക്കാക്കി മുന്നോട്ടു പോവുകയും ഐക്യത്തോടെ ജീവിക്കുകയും ചെയ്തതു കൊണ്ടാണ് ഈ പവിത്രമായ ഭൂമിയുടെ സംസ്കാരം കാത്തുരക്ഷിക്കപ്പെട്ടത്
ഒരിക്കൽ കൂടി ഞാൻ ഈ സംസ്ഥാനങ്ങളിലെ ജനങ്ങളെയും ബ്രുറിയാംഗ് സമൂഹത്തിലെ ജനങ്ങളെയും വിശേഷാൽ അഭിനന്ദിക്കുന്നു
പ്രിയപ്പെട്ട ജനങ്ങളേ ഇത്രയും വലിയ ഖേലോ ഇന്ത്യാ എന്നെ ഗെയിംസ് പരിപാടി വിജയപ്രദമായി സംഘടിപ്പിച്ച അസമിൽ ഒരു വലിയ കാര്യം കൂടി നടന്നു
കുറച്ചു നാളുകൾക്കു മുമ്പ് അസമിൽ എട്ട് വ്യത്യസ്തങ്ങളായ ഭീകരവാദസംഘങ്ങളിലെ 644 ആളുകൾ തങ്ങളുടെ ആയുധങ്ങൾക്കൊപ്പം കീഴടങ്ങുകയുണ്ടായെന്ന് നിങ്ങൾ വാർത്തയിൽ കേട്ടിട്ടുണ്ടാകും
നേരത്തേ ഹിംസയുടെ പാതയിലൂടെ പോയവർ ശാന്തിയിൽ തങ്ങളുടെ വിശ്വാസം അർപ്പിച്ചു രാജ്യത്തിന്റെ വികസനത്തിൽ പങ്കാളികളാകുന്നതിന് തീരുമാനിച്ചു മുഖ്യധാരയിലേക്കു മടങ്ങിയെത്തി
കഴിഞ്ഞ വർഷം ത്രിപുരയിൽ എൺപതിലധികം പേർ ഹിംസയുടെ വഴി വിട്ട് മുഖ്യധാരയിലേക്ക് മടങ്ങിയെത്തുകയുണ്ടായി
ഹിംസയിലൂടെ പ്രശ്നങ്ങൾക്ക് സമാധാനമുണ്ടാക്കാനാകും എന്നു വിചാരിച്ച് ആയുധമെടുത്തവർക്ക് ശാന്തിയും ഐക്യവുമാണ് ഏതൊരു വിവാദത്തിനും പരിഹാരമുണ്ടാക്കാനുള്ള ഒരേയൊരു വഴിയെന്ന വിശ്വാസം ദൃഢമായിരിക്കുന്നു
നോർത്ത് ഈസ്റ്റിൽ നുഴഞ്ഞുകറ്റം വളരെയധികം കുറഞ്ഞിരിക്കുന്നുവെന്നും ഇതിനുള്ള പ്രധാനകാരണവും ഈ ഭാഗവുമായി ബന്ധപ്പെട്ട മറ്റെല്ലാ പ്രശ്നങ്ങളും ശാന്തിയോടെ വിശ്വസ്തതയോടെ ചർച്ച നടത്തി പരിഹരിക്കാനാകുന്നു എന്നറിയുന്നതിൽ ജനങ്ങൾക്ക് വളരെ സന്തോഷമുണ്ടാകും
രാജ്യത്തിന്റെ ഏതൊരു മൂലയിലും ഇപ്പോഴും ഹിംസയുടെയും ആയുധത്തിന്റെയും ബലത്തിൽ പ്രശ്നങ്ങൾക്ക് പരിഹാരം അന്വേഷിക്കുന്ന ആളുകളോട് ഇന്ന് ഗണതന്ത്രദിനത്തിന്റെ റിപ്പബ്ലിക് ദിനത്തിന്റെ പവിത്ര വേളയിൽ മടങ്ങി വരാൻ അഭ്യർഥിക്കുന്നു
പ്രശ്നങ്ങളെ ശാന്തിപൂർണ്ണമായ രീതിയിൽ പരിഹരിക്കുന്നതിൽ അവരവർക്കും ഈ രാജ്യത്തിനുമുള്ള കഴിവിൽ വിശ്വാസമർപ്പിക്കൂ
നാം ഇരുപതാം നൂറ്റാണ്ടിലാണ് ഇത് അറിവിന്റെയും ശാസ്ത്രത്തിന്റെയും ജനാധിപത്യത്തിന്റെയും യുഗമാണ്
ഹിംസയിലൂടെ ജീവിതം മെച്ചപ്പെട്ടതായ ഏതെങ്കിലും ഇടത്തെപ്പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടോ ശാന്തിയും സന്മനോഭാവവും ജീവിതത്തിന് കഷ്ടപ്പാടു സമ്മാനിച്ച ഏതെങ്കിലും ഇടത്തെപ്പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഹിംസ ഒരു പ്രശ്നത്തിനും സമാധാനമുണ്ടാക്കുന്നില്ല
ലോകത്തിലെ ഏതൊരു പ്രശ്നത്തിനും പരിഹാരം മറ്റേതൊരു പ്രശ്നവും ഉണ്ടാക്കുന്നതിലൂടെയല്ല മറിച്ച് കൂടുതൽ കൂടുതൽ സമാധാനം കണ്ടെത്തുന്നതിലൂടെയേ സാധിക്കൂ
വരൂ നമുക്കെല്ലാവർക്കും ഒരുമിച്ച് ശാന്തി എല്ലാ പ്രശ്നത്തിന്റെയും ഉത്തരത്തിന് അടിസ്ഥാനമാകുന്ന ഒരു പുതിയ ഭാരതത്തിന്റെ നിർമ്മാണത്തിനായി ഒരുമിക്കാം
ഐക്യം എല്ലാ പ്രശ്നത്തിന്റെയും പരിഹാരത്തിനുള്ള ശ്രമമാകട്ടെ
സഹോദര്യത്തിലൂടെ വിഭജനത്തിനും വേറിടലിനുമുള്ള എല്ലാ ശ്രമങ്ങളെയും പരാജയപ്പെടുത്താം
പ്രിയപ്പെട്ട ജനങ്ങളേ ഇന്ന് റിപ്പബ്ലിക് ദിനത്തിന്റെ പാവനമായ അവസരത്തിൽ എനിക്ക് ഗഗൻയാനിനെക്കുറിച്ചു പറയുന്നതിൽ വളരേയറെ സന്തോഷമുണ്ട്
രാജ്യം ആ ദിശയിലേക്ക് ഒരു ചുവടുകൂടി മുന്നോട്ടു വച്ചിരിക്കയാണ്
2022 ൽ നമ്മുടെ സ്വാതന്ത്ര്യത്തിന്റെ 75 വർഷം പൂർത്തിയാവുകയാണ്
ആ അവസരത്തിൽ നമുക്ക് ഗഗൻയാൻ മിഷനോടൊപ്പം ഒരു ഭാരതവാസിയെ ബഹിരാകാശത്തിലേക്ക് കൊണ്ടുപോകാനുള്ള സ്വപ്നം സാക്ഷാത്കരിക്കേണ്ടതുണ്ട്
ഗഗൻയാൻ മിഷൻ ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിൽ ശാസ്ത്രസാങ്കേതിക രംഗത്ത് ഭാരതത്തിന്റെ ഒരു ചരിത്ര നേട്ടമായിരിക്കും
നവഭാരതത്തിന് ഇത് ഒരു നാഴികക്കല്ലായിരിക്കും
സുഹൃത്തുക്കളേ ഈ ദൌത്യത്തിൽ ബഹിരാകാശയാത്രയ്ക്കായി നാലു പേരെ തിരഞ്ഞെടുത്തിട്ടുണ്ട്
ഇവർ നാലുപേരും ഭാരതീയ വായുസേനയുടെ യുവ പൈലറ്റുമാരാണ്
ഈ നാളെയുടെ വാഗ്ദാനങ്ങളായ യുവാക്കൾ ഭാരതത്തിന്റെ നൈപുണ്യം പ്രതിഭ കഴിവ് ധൈര്യം സ്വപ്നങ്ങൾ എന്നിവയുടെ പ്രതീകങ്ങളാണ്
നമ്മുടെ നാലു സുഹൃത്തുക്കളും അടുത്ത കുറച്ചു ദിവസങ്ങൾക്കുള്ളിൽ പരിശീലനത്തിനായി റഷ്യയിലേക്കു പോകുന്നതാണ്
ഇവർ ഭാരതവും റഷ്യയും തമ്മിലുള്ള മൈത്രിയുടെയും സഹകരണത്തിന്റെയും മറ്റൊരു സുവർണ്ണ അധ്യായമായിരിക്കുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട്
ഇവർക്ക് ഒരു വർഷത്തിലധികം പരിശീലനം നൽകുന്നതാണ്
അതിനുശേഷം രാജ്യത്തിന്റെ ആശകളുടെയും അഭിലാഷങ്ങളുടെയും വിമാനം ബഹിരാകാശത്തിലേക്ക് കൊണ്ടുപോകാനുള്ള ഉത്തരവാദിത്തം ഇവരിൽ ഒരാൾക്കായിരിക്കും
ഇന്ന് റിപ്പബ്ലിക് ദിനത്തിന്റെ ശുഭാവസരത്തിൽ ഈ നാലു യുവാക്കൾക്കും ഈ മിഷനുമായി ബന്ധപ്പെട്ട ഭാരതത്തിന്റെയും റഷ്യയുടെയും ശാസ്ത്രജ്ഞന്മാർക്കും എഞ്ചിനീയർമാർക്കും ഞാൻ ആശംസകൾ നേരുന്നു
പ്രിയപ്പെട്ട ജനങ്ങളേ കഴിഞ്ഞ മാർച്ചിൽ ഒരു വീഡിയോയെക്കുറിച്ച് പൊതുമാധ്യമങ്ങളിലും സാമൂഹ്യമാധ്യമങ്ങളിലും ചർച്ച നടന്നിരുന്നു
നൂറ്റിയേഴു വയസ്സുള്ള ഒരു അമ്മ രാഷ്ട്രപതി ഭവനിലെ ആഘോഷത്തിൽ പ്രോട്ടോക്കോൾ ലംഘിച്ച് രാഷ്ട്രപതിജിക്ക് ആശീർവ്വാദം നല്കുന്നതായിരുന്നു ചർച്ചാവിഷയമായത്
ഈ അമ്മ കർണ്ണാടകയിലെ വൃക്ഷമാതാ എന്ന പേരിൽ വിഖ്യാതയായ സാലൂമർദാ ഥിമക്കാ ആയിരുന്നു
ആ ആഘോഷം പദ്മ പുരസ്കാര വിതരണത്തിന്റേതായിരുന്നു
തീർത്തും സാധാരണമായ പശ്ചാത്തലത്തിൽ നിന്നും വരുന്ന ഥിമക്കായുടെ അസാധാരണമായ സംഭാവനയെക്കുറിച്ച് രാജ്യം അറിഞ്ഞു മനസ്സിലാക്കി സമാദരിച്ചു
ആ അമ്മയ്ക്ക് പദ്മശ്രീ സമ്മാനം നല്കുകയായിരുന്നു
സുഹൃത്തുക്കളേ ഇന്ന് ഭാരതം ഈ മഹാവ്യക്തിത്വങ്ങളെ ഓർത്ത് അഭിമാനിക്കുന്നു
മണ്ണിനോടു മുട്ടി നിൽക്കുന്ന ആളുകളെ ആദരിക്കുന്നതിലൂടെ അഭിമാനം അനുഭവിക്കുകയാണ്
എല്ലാ വർഷത്തെയും പോലെ ഇന്നലെ വൈകിട്ട് പദ്മ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചിരിക്കുന്നു
നിങ്ങൾ ഈ എല്ലാവരെയും കുറിച്ച് വായിച്ചു മനസ്സിലാക്കണമെന്ന് ഞാനാഗ്രഹിക്കുന്നു
ഇവരുടെ സംഭാവനകളെക്കുറിച്ച് കുടുബങ്ങളിൽ ചർച്ച നടത്തണം
2020 ലെ പദ്മ പുരസ്കാരങ്ങൾക്ക് ഇപ്രാവശ്യം 46000 ത്തിലധികം പേരുകൾ ലഭിക്കയുണ്ടായി
ഈ എണ്ണം 2014 ലെതിനെ അപേക്ഷിച്ച് 20 ഇരട്ടി അധികമാണ്
ഇപ്പോൾ പദ്മ പുരസ്കാരം ജനങ്ങൾക്കുള്ള പുരസ്കാരമാണെന്ന ജനങ്ങളുടെ വിശ്വാസത്തെയാണ് ഈ എണ്ണം കാണിക്കുന്നത്
ഇപ്പോൾ പദ്മ പുരസ്കാരങ്ങൾക്കുള്ള എല്ലാ പ്രക്രിയകളും ഓൺലൈൻ ആണ്
നേരത്തെ സമിതിയിൽ പെട്ട ആളുകൾക്കിടയിൽ നടന്നിരുന്ന തീരുമാനം ഇപ്പോൽ തീർത്തും ജനങ്ങൾ നയിക്കുന്നതാണ്
ഒരു തരത്തിൽ പറഞ്ഞാൽ പദ്മ പുരസ്കാരങ്ങളുമായി ബന്ധപ്പെട്ട് രാജ്യത്ത് ഒരു പുതിയ വിശ്വാസവും ബഹുമാനവും ഉണ്ടായിട്ടുണ്ട്
ഇപ്പോൾ പുരസ്കാരം നേടുന്നവരിൽ പലരും അധ്വാനത്തിന്റെ പരകോടിയിലൂടെ താഴേതലത്തിൽ നിന്ന് ഉയർന്നുവന്നവരാണ്
പരിമിതമായ വിഭവങ്ങളുടെ തടസ്സങ്ങളും ചുറ്റുപാടുമുള്ള കടുത്ത നിരാശയെയും അതിലംഘിച്ച് മുന്നോട്ടു വന്നവരാണ്
അവരുടെ ഉറച്ച ഇച്ഛാശക്തിയും സേവനമനോഭാവവും നിസ്വാർഥതയും നമുക്കേവർക്കും പ്രേരണയേകുന്നതാണ്
ഞാൻ ഒരിക്കൽകൂടി പദ്മ പുരസ്കാരജേതാക്കളെ അഭിനന്ദിക്കുന്നു
അവരെക്കുറിച്ചൊക്കെ വായിക്കുന്നതിനും കൂടുതൽ കാര്യങ്ങൾ അറിയുന്നതിനും നിങ്ങളേവരോടും വിശേഷാൽ അഭ്യർഥിക്കുന്നു
അവരുടെ ജീവിതത്തിന്റെ അസാധാരണ കഥകൾ സമൂഹത്തിന് ശരിയായ രീതിയിൽ പ്രേരണയേകുന്നതാണ്
പ്രിയപ്പെട്ട ജനങ്ങളേ ഒരിക്കൽ കൂടി നിങ്ങൾക്കേവർക്കും ഗണതന്ത്രദിനത്തിന്റെ റിപ്പബ്ലിക് ദിനത്തിന്റെ അനേകമനേകം ശുഭാശംസകൾ നേരുന്നു
ഈ ദശകമൊന്നാകെ നിങ്ങളുടെ ജീവിതത്തിൽ ഭാരതത്തിന്റെ ജീവിതത്തിൽ പുതിയ നിശ്ചയങ്ങളുണ്ടാകട്ടെ പുതിയ നേട്ടങ്ങളുണ്ടാകട്ടെ
ലോകം ഭാരതത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്നവയൊക്കെ പൂർത്തീകരിച്ചുകൊടുക്കാനുള്ള കഴിവ് ഭാരതം നേടട്ടെ
ഈ ഒരു വിശ്വാസത്തോടെ വരൂ പുതിയ ദശകം നമുക്കാരംഭിക്കാം
പുതിയ നിശ്ചയങ്ങളോടെ ഭാരതാംബയ്ക്കുവേണ്ടി ഒത്തുചേരാം
വളരെ വളരെ നന്ദി നമസ്കാരം